ആഹ് നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? കൊറച്ച് നാളായില്ലേ നമ്മള് സംസാരിച്ചിട്ട്? ഉവ്വ്. ഇവിടെ അങ്ങനെ പോവുന്നു, പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല എല്ലാവർക്കും സന്തോഷം തന്നെ.

ഇവിടെ ആഹ് ഇവിടെ ചെറുതായിട്ട് ചാറ്റൽ മഴയെ ഉള്ളൂ, പക്ഷെ ഞാൻ വാർത്തയില് നിങ്ങടെ അവിടത്തെ മഴയെക്കുറിച്ച് കേട്ടായിരുന്നു. അതെ ഞങ്ങടെ സ്ഥിതി കൊറച്ച് മോശാണ് ഇപ്പൊ. കാരണം കൊറേ നേരായിട്ട്, എനിക്ക് തോന്നുന്നു രണ്ട് ദിവസായി മഴ തോർന്നട്ട് പെയ്തുകൊണ്ടേ ഇരിക്കാണ്. മാത്രം അല്ല ന്യൂനമർദ്ദത്തിന് സാധ്യത ഇണ്ടന്നെക്കെ ഇന്നലെ ന്യൂ ഏഹ് വാർത്തേലും പറയുന്നുണ്ടായിരുന്നു അപ്പെ എന്താണെന്നുള്ളത് അറിയില്ല. ഉവ്വ് ഉവ്വ്, അവിടെ എവിടേങ്കിലൊക്കെ വെള്ളം കേറിയോ അടുത്ത് വല്ലോം?

അയ്യോ, നിങ്ങടെ വീട്ടിന്റെ അങ്ങോട്ട് വല്ലോം വെള്ളം വന്നോ? ഞാ ഇല്ല വീട്ടിന്റെ ഇങ്ങോട്ട് വന്നില്ലാ പക്ഷെ ഈ സാഹചര്യം ഇങ്ങനെ തന്നെ മഴപെയ്യാൻ തൊടരുകയാണെങ്കിൽ അതിനും സാധ്യതയുണ്ട്. മനസിലായി, അപ്പൊ നിങ്ങടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും മാറിപ്പോയോ? ങേ കൊറച്ച് അപ്പുറത്തുള്ള ആൾക്കാര് മാറി തൊടങ്ങീന്നാണ് ഞാൻ കേട്ടത്. എന്റെ അറിവ് അങ്ങനെയാണ് കാരണം അവിടെ ഞാൻ പറഞ്ഞ് തോടിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വീടുകളില് വെള്ളം കേറി തൊടങ്ങിയിട്ടുണ്ട്, അപ്പൊ അങ്ങനത്തെ ആൾക്കാര് ഒഴിഞ്ഞ് മാറിയിട്ടുണ്ട് ഇവിടെ. ദൈവം സഹായിച്ച് തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ അറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തൊടരുവാണെങ്കി നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല. മനസിലായി, മനസിലായി. ആഹ് നിങ്ങടെ വീട് കൊറച്ച് ഉയരത്തിലാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ അവിടെ വെള്ളം കേറാൻ സാധ്യത കൊറവാണ്. അതാണ് പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ കേരളത്തിലെ മാത്രം അല്ല, ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ഈ കൃത്യനിഷ്ഠതയോടെ അല്ലല്ലോ ഈ മഴ പെയ്യുന്നതും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ നമുക്ക് ഇന്ന മാസങ്ങളുണ്ടായിരുന്നു മഴ പെയ്യും അല്ലെങ്കി ഇങ്ങനത്തെ കാലാവസ്ഥ ഓരോ മാസത്തിലും ഇണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും അല്ല ഈ ആഗോളതലത്തിലെ ഈ എന്താ പറയാ ചൂട് കൂടുന്നത് മുതല് നമ്മള് കേക്കുന്നുണ്ടല്ലോ വാർത്തകള് കാരണം എല്ലാം ഈ

നില തെറ്റി നിക്കുവാണ് അതുകൊണ്ട് നമുക്കും അറിയില്ല എപ്പഴാണ് എന്താണ് എന്തെങ്കിലും നമുക്ക് മുൻകൂട്ടി എന്തെങ്കിലും എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കണെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ചൊരു ഉം അത് ശരി. ഒരു, ഒരു ചിന്ത പോലും വരുന്നേന് മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത് ചെയ്യാൻ അവിടെ ഭക്ഷണം ഏഹ് ബാക്കി വീട്ടുസാധനങ്ങളൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ടോ? ആഹ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞപോലെ നമ്മള് ഈ രണ്ടായിരത്തി പതിനെട്ടില് വന്നപോലെ ഒരു പ്രളയാവസ്ഥ അങ്ങനെ വരുമ്പം നമ്മള് നമുക്ക് അങ്ങനത്തൊരു ചിന്തയില്ല അങ്ങനെ വരാതിരിക്കട്ടെ എങ്ങാലും വന്നാൽ അറിയില്ല എന്താകുംന്ന് അന്ന് പിടിച്ച് നിന്നപോലെ പറ്റുവോ എന്നുള്ളത് അറിയില്ല പിന്നെ പൊതുവെ കേരളത്തിലൊരു എന്താ കാ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച്‌ പറഞ്ഞൊരു ഒരു സുഖകരമായ കാലാവസ്ഥയാണ് നമുക്ക് പൊതുവെ ഉള്ളത് ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണലോ കേരളംന്ന് പറയുന്നത്

പക്ഷെ ഈ സമതലങ്ങളിലും അല്ലെങ്കി തീരപ്രദേശങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളില് എന്താണ് ചൂടും ഈ ഈർപ്പമുള്ളതായിട്ടിരിക്കുന്നൊരു കാലാവസ്ഥയാണ്.

മനസിലായി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണു മഴ കൊറയുംന്ന് അല്ലേ? കൊഴയുടെ ഇത് കണ്ടിട്ട് എന്താ തോന്നണത്? മഴ പെയ്യണത് കണ്ടിട്ട്? എനിക്ക് സത്യായിട്ടും അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക്, നമുക്ക് എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥകളും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് നടന്ന് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാർക്കും അങ്ങനെ അപകടം ഒന്നും വരാണ്ടിരിക്കട്ടെ, മഴ വേഗം തോരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ പറ്റൂ. ഇപ്പൊ അതേ പറ്റുള്ളൂ. അവിടെ എങ്ങനെ ഉണ്ട് കാലാവസ്ഥയൊക്കെ? ഇവിടെ ചാറ്റൽ മഴ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരായിട്ടുള്ള മഴക്കോളൊന്നും ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം മഴ വല്ലാതങ്ങ് കൂടുവാണെങ്കി ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് വേണ്ടി ഒരു മുറി വച്ചിരുന്നാ മതി. ഉവ്വ്, ഉവ്വ് അതിനിപ്പോ അത് ചോദിക്കാനുള്ള കാര്യം ഉണ്ടോ? നിങ്ങള് എപ്പോ ഇങ്ങോട്ട് വന്നാലും ഞാൻ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കും. ശരി അന്നാ ശരി ശരി ആഹ് പിന്നെ വിളിക്ക്.